ഹ്ം ഫുഡ് ഒക്കെ ചോറ് ഒക്കെ കഴിച്ചോ?

എന്താണ് ഇപ്പോ നിങ്ങളെ നിങ്ങള് ഇപ്പോ എവിടാ വർക്ക് ചെയ്യുന്നെ? ജോലി ചെയ്യുന്നെ? ഞമ്മള് ഫാസ്റ്റ് എന്ന് പറയും ആ അവിടെ എന്താണ് ഇപ്പോ ജോലി? ഇവിടെ ഒരു സ്ഥാപനത്തില് പടിപ്പിക്കലാണ്.

എന്താണ് അവിടത്തെ ഈ ജോലി ശൈലികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇങ്ങള് അവിടെ വീക്ഷിക്കുമ്പോ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആയിരിക്കും അവിടത്തെ ജനങ്ങളുടെ ജോലി ശൈലികളും മറ്റുമൊക്കെ

പക്ഷേ ഇവിടെ നമ്മളൊക്കെ ഇവിടെ വരുന്നത് ഇങ്ങനത്തെ ഓരോ ഏ ഏതെങ്കിലും ഏ ഗവൺമെന്റ് എൻജിഒ എന്ന് പറഞ്ഞിട്ടുള്ള അതേ പോലെ അതിന്റെ കീഴിലുള്ള എന്തെങ്കിലും വർക്ക് ആയിട്ട് എവിടെങ്കിലും പടിപ്പിക്കാനോ അല്ലെങ്കിൽ ഓരോ ഫീൽഡിലായിട്ടുള്ള ജോലിക്കൊക്കെയാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ നിത്യ ചെലവിന് അവര് ഓരോ വേലകളില് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത് ഓരോ പല ഐറ്റം സാധനങ്ങള് ഇപ്പോ കൃഷി ചെയ്ത് ഉണ്ടാക്കാ അതിന് അതിൽ നിന്ന് നിത്യ വരുമാനം നേടിയെടുക്കുക എന്ന ഒരു സമ്പറദായമാണ് ഇവിടെ ഒക്കെ ഉള്ളത്. അത് എന്ന് പറഞ്ഞാല് അത് ഒരു ദിവസം മൊത്തം വർക്ക് ജോലി ചെയ്താല് ചിലപ്പോ നാന്നൂറ്റി അമ്പത് രൂപ കിട്ടും അതും വെയിലത്ത് പക്ഷേ എഅ ഒരു സ്റ്റൈൽ അല്ല നമ്മളെ ഇവിടെ ഉള്ളത്. നമ്മള് ഇവിടെ ഇത്ര സമയത്തിനുള്ളില് ഇത്ര സമയം അത് സ്വന്തം ഒരു അത് ശെരിയാണ് നമ്മുടെനാടുകളില് അങ്ങനത്തെ ഇപ്പം കൽപ്പണിയായാലും ഇതായാലും ഇപ്പോ രാവിലെ കുറച്ച് നേരത്തെ വരുന്നു. ഉച്ചയ്ക്ക് നേരത്തെ തന്നെ തിരിച്ച് പോകുന്നു. ആ ഒരു കുറെ സമയങ്ങൾ ഒന്നും അവര് ജോലികളൊന്നുമില്ല. പഴയെ ഒരു കാലങ്ങളെ വച്ചു നോക്കുമ്പോ ആദ്യമൊക്കെ ഒരു എട്ട് മണി മുതൽ വന്നു കഴിഞ്ഞാല് ഒരു ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു അഞ്ച് മണി വരെ ഒക്കെ ആയിരുന്നു ജോലി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഓഫീസ് ഗവൺമെന്റ് ജോലികള് നോകുമ്പോ

ആണ് ഒരു മാറ്റമൊന്നുമില്ലാതെ തുടർന്ന് കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതില് തന്നെ ഒരുപാട് മാറ്റങ്ങള് എന്നാലുമുണ്ട്.

ആ പിന്നെ എന്ന് വച്ചാല് അവിടെ സാങ്കേതിക വിദ്യന്റെ ഒരു പവര് വന്നിട്ടുണ്ട്. ശക്തി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പോ നല്ല ഒരു സമ്പറാദായമായി തോന്നിയതാണ് എനിക്ക് പിഎസ്സി ഈ ഗവൺമെന്റ് ജോലികള് നല്കുക എന്നുള്ള ഇതില് പല കൃത്യ പല കൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വളരെ അത് ഇപ്പോ കേരളത്തിന്റെ മാത്രമല്ല ഇപ്പോ ആസ്സാമിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ കേരളത്തിന്റെ അതേ പോലെ പറയാൻ പറ്റിയ മറ്റൊന്നാണ് ബി പി എസ് സി അത് ബീഹാരിലുള്ളതാണ്. അതേ പോലെ ആസ്സാമില് വേറെ അത് ഓരോ സംസ്ഥാനങ്ങളതായിട്ട് കൊടുക്കുന്നത് കൊണ്ട്പക്ഷേ അതൊന്നും വ്യക്ത കൃത്യായിട്ട് അർഹത കിട്ടുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. എല്ലാ സംസ്ഥാനങ്ങളിലുള്ളത് പോലെ ഇവിടെയും ഉണ്ടാകും. വേറെ സ്ഥലങ്ങളിലുമൊക്കെ ഓരോരോ

സംസ്ഥാനങ്ങളിലും അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോ ഈ ജോലി ഇല്ല തൊഴിലില്ലായ്മ എന്നൊക്കെ പറയാന്നുണ്ടെങ്കില് ഈ കഴിഞ്ഞ ഒരു ലോക്ക് സമായമുണ്ടല്ലോ ലോക്ക് ഡൌൺ

ആ സാങ്കേതിക വിദ്യകള് ശേഷം കൂടുതല് ഉപയോഗിക്കുകയും അപ്പോ അവിടെ ഉള്ള പല അവസരങ്ങളും മിസ്സ് ആയി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. ആ അത് ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ കൂടി ഇതില് വേറെ കുറെ പ്രശ്നങ്ങൾ വരുന്നത് ഈ അന്ന് കാലത്ത് ഈ ലോക്ക് ഡൌണിന്റെ സമയത്ത് ആണ്എന്നുണ്ടെങ്കിലും അന്ന് പലരുംപറ്റിക്കപ്പെട്ട പലേ സ്ഥലങ്ങളിലും പറ്റിക്കപ്പെട്ട

മുറിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഓരോ പാലങ്ങളും കടന്നു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം. ഹ്ം ഏതായാലും നമുക്ക് നമ്മോട് സംവാദിച്ചതിന് നമുക്ക് വളരെ അധികം നന്ദി.